മനസ്സ് പറയുന്നത് 53ാം ലക്കം
പ്രിയപ്പെട്ട ദേശവാസികളേ നമസ്കാരം
മൻ കീ ബാത് ആരംഭിക്കുമ്പോൾ ഇന്നെന്റെ മനസ്സ് വിങ്ങിപ്പൊട്ടുകയാണ്
10 ദിവസം മുമ്പ് ഭാരതമാതാവിന് ധീരന്മാരായ പുത്രന്മാരെ നഷ്ടപ്പെട്ടു
ഈ സാഹസികരായ വീരന്മാർ നൂറ്റിയിരുപത്തിയഞ്ചുകോടി ഭാരതീയർക്കുവേണ്ടി തങ്ങളെ ബലിയർപ്പിച്ചു
ജനങ്ങൾ സമാധാനത്തോടെ ഉറങ്ങാൻ നമ്മുടെ ഈ വീരപുത്രന്മാർ രാത്രിയെ പകലാക്കി കാവൽ നിന്നു
പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ധീരന്മാരായ ജവാന്മാർ നടത്തിയ രക്തസാക്ഷിത്വത്തിനുശേഷം രാജ്യമെങ്ങുമുള്ള ജനങ്ങളുടെ മനസ്സിന് ആഘാതമേറ്റിരിക്കുന്നു അവരിൽ രോഷം തിളയ്ക്കുന്നു
രക്തസാക്ഷികളോടും അവരുടെ കുടുംബങ്ങളോടും എല്ലാവരുടെയും മനസ്സിൽ വേദന നിറയുകയാണ്
ഈ ഭീകരാക്രമണത്തിനെതിരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉരുണ്ടുകൂടുന്ന വികാരമാണ് എല്ലാ ജനങ്ങളുടെയും മനസ്സിലുള്ളത്
മാനവികതയിൽ വിശ്വസിക്കുന്ന ലോകത്തിലെ എല്ലാ മാനവതാവാദികളായ സമൂഹത്തിലും ഈ വികാരമുണ്ട്
ഭാരതാംബയെ കാക്കാൻ സ്വന്തം പ്രാണൻ ത്യജിക്കുന്ന രാജ്യത്തെ എല്ലാ വീരപുത്രന്മാരെയും ഞാൻ നമിക്കുന്നു
ഈ രക്തസാക്ഷിത്വം ഭീകരതയെ വേരോടെ ഇല്ലാതെയാക്കാൻ നമ്മെ പ്രേരിപ്പിക്കും നമ്മുടെ ദൃഢനിശ്ചയത്തെ കൂടുതൽ ബലവത്താക്കും
ജാതിവാദം മതവാദം പ്രാദേശികവാദം തുടങ്ങിയ എല്ലാ അഭിപ്രായവ്യത്യാസങ്ങളും മറന്ന് രാജ്യം നേരിടുന്ന ഈ വെല്ലുവിളിയെ നമുക്കു നേരിടേണ്ടതുണ്ട്
അതിലൂടെ ഭീകരതയ്ക്കെതിരെയുള്ള നമ്മുടെ നടപടികൾ കൂടുതൽ ദൃഢമായിരിക്കണം ശക്തമായിരിക്കണം നിർണ്ണായകമായിരിക്കണം
നമ്മുടെ സായുധസൈന്യം എന്നും അദ്വിതീയമായ ധീരതയും സാഹസവും കാട്ടിപ്പോന്നിട്ടുണ്ട്
ശാന്തി സ്ഥാപിക്കാൻ അത്ഭുതപ്പെടുത്തുന്ന കഴിവു കാട്ടിയിട്ടുമുണ്ട്
അതേ സമയം ആക്രമണകാരികൾക്ക് അവരുടെ തന്നെ ഭാഷയിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട്
ആക്രമണം നടന്ന് 100 മണിക്കൂറുകൾക്കുള്ളിൽ എങ്ങനെയുള്ള നടപടികളാണ് എടുത്തതെന്ന് നിങ്ങൾ കണ്ടുകാണും
സൈന്യം ഭീകരവാദികളെയും അവരെ സഹായിക്കുന്നവരേയും വേരോടെ ഇല്ലാതെയാക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്
ധീരന്മാരായ സൈനികരുടെ രക്തസാക്ഷിത്വത്തിനുശേഷം മാധ്യങ്ങളിലൂടെ അവരുടെ കുടുംബങ്ങളുടെ ആവേശംകൊള്ളിക്കുന്ന പ്രതികരണം കാണാൻ സാധിച്ചു അത് രാജ്യത്തിന്റെ മുഴുവൻ ഉത്സാഹം വർധിപ്പിക്കുന്നതാണ്
ബീഹാറിലെ ഭാഗൽപൂരിലെ ധീരജവാൻ രതൻ ഠാകൂറിന്റെ പിതാവ് രാംനിരഞ്ജൻജി ദുഃഖത്തിന്റെ ഈ സമയത്ത് പ്രകടിപ്പിച്ച വികാരം നമുക്കേവർക്കും പ്രേരണാദായകമാണ്
അദ്ദേഹം പറഞ്ഞത് തന്റെ രണ്ടാമത്തെ മകനെയും ശത്രുക്കളോടു പോരാടാൻ അയയ്ക്കും ആവശ്യം വന്നാൽ സ്വയവും പോരാടാൻ പോകും എന്നാണ്
ഒഡീഷയിലെ ജഗത്സിംഗ്പുരിലുള്ള രക്തസാക്ഷി പ്രസന്നാ സാഹുവിന്റെ പത്നി മീനാജിയുടെ അടങ്ങാത്ത ധൈര്യത്തെ രാജ്യം അഭിവാദനം ചെയ്യുന്നു
സ്വന്തമായുള്ള ഒരേയൊരു മകനെക്കൂടി സിആർപിഎഫിൽ ചേർക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുന്നു
ത്രിവർണ്ണപതാകയിൽ പൊതിഞ്ഞ ധീരജവാൻ വിജയ് ശോരേന്റെ ഭൌതികദേഹം ഝാർഖണ്ഡിലെ ഗുമലാ എന്ന സ്ഥലത്ത് എത്തിച്ചപ്പോൾ ചെറിയ കുട്ടിയായ മകൻ പറഞ്ഞത് അവനും സൈന്യത്തിൽ ചേരുമെന്നാണ്
ഈ കുട്ടിയുടെ വികാരം ഇന്ന് ഭാരതഭൂമിയിലെ ആബാലവൃദ്ധം ജനങ്ങളുടെ മനോവികാരമാണു പ്രകടമാക്കുന്നത്
ഇതേ വികാരമാണ് നമ്മുടെ വീരന്മാരായ സാഹസികരായ രക്തസാക്ഷികളുടെ ഓരോ വീടുകളിലും കാണാനാകുന്നത്
നമ്മുടെ ഒരു വീര രക്തസാക്ഷിയുടെയും കാര്യം ഭിന്നമല്ല
അവരുടെ കുടുംബത്തിന്റെ കാര്യവും ഭിന്നമല്ല
ദേവരിയായിലെ രക്തസാക്ഷി വിജയ മൌര്യയുടെ കാര്യമാണെങ്കിലും കാംഗഡായിലെ തിലകരാജിന്റെ മാതാപിതാക്കളുടെ കാര്യമാണെങ്കിലും കോട്ടായിലെ ഹേമരാജിന്റെ ആറു വയസ്സുളള മകന്റെ കാര്യമാണെങ്കിലും രക്തസാക്ഷികളായവരുടെയെല്ലാം കുടുംബത്തിലെ കാര്യം പ്രേരണകൊണ്ടു നിറഞ്ഞതാണ്
ഈ കുടുംബങ്ങൾ പ്രകടിപ്പിക്കുന്ന വികാരം അവരുടെ മനസ്സ് അറിയണം മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് യുവാക്കളോടു പറയാനുള്ളത്
ദേശഭക്തി എന്താണെന്നും ത്യാഗവും തപസ്സും എന്താണെന്നും മനസ്സിലാക്കാൻ ചരിത്രത്തിലെ പഴയ കഥകളിലേക്കു പോകേണ്ട കാര്യമില്ല
നമ്മുടെ കൺമുന്നിലുള്ള സജീവ ഉദാഹരണങ്ങളാണിവ
ഇത് ഉജ്ജ്വലമായ ഭാരതത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് പ്രേരണയേകുന്നതുമാണ്
പ്രിയപ്പെട്ട ജനങ്ങളേ സ്വാതന്ത്ര്യം നേടിയശേഷമുള്ള ഈ നീണ്ട കാലയളവിൽ നാമെല്ലാം കാത്തിരുന്ന യുദ്ധസ്മാരകം സാക്ഷാത്കരിക്കപ്പെടുകയാണ്
ഇതിന്റെ കാര്യത്തിൽ ജനങ്ങളിൽ ജിജ്ഞാസയും ഔത്സുക്യവും ഉണ്ടാവുക സ്വാഭാവികമാണ്
നരേന്ദ്രമോദി ആപ് ൽ കർണ്ണാടകയിലെ ഉടുപ്പിയിൽ നിന്നുള്ള ശ്രീ ഓംകാർ ഷെട്ടി ദേശീയ യുദ്ധസ്മാരം പൂർത്തിയാകുന്നതിൽ സന്തോഷം വ്യക്തമാക്കിയിരിക്കുന്നു
ഭാരതത്തിൽ ഒരു ദേശീയ യുദ്ധസ്മാരകം ഇത്രയും കാലം ഇല്ലായിരുന്നു എന്നതിൽ എനിക്ക് ആശ്ചര്യവും വേദനയും തോന്നിയിരുന്നു
രാഷ്ട്രത്തിന്റെ രക്ഷയ്ക്കായി സ്വന്തം പ്രാണൻ ത്യജിച്ച വീരന്മാരായ ജവാന്മാരുടെ ശൌര്യഗാഥകൾ സ്വരൂപിച്ചുവയ്ക്കാനാകുന്ന ഒരു യുദ്ധസ്മാരകം വേണമായിരുന്നു
അങ്ങനെയൊരു സ്മാരകം വേണമെന്ന് ഞാൻ തീരുമാനിക്കയുണ്ടായി
ദേശീയ യുദ്ധസ്മാരകം നിർമ്മിക്കാൻ തീരുമാനമെടുക്കുകയും അത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർത്തിയാവുകയും ചെയ്യുന്നു എന്നതിൽ എനിക്കു സന്തോഷമുണ്ട്
നാളെ അതായത് ഫെബ്രുവരി 25 ന് നാം കോടിക്കണക്കിന് ദേശവാസികൾ ഈ ദേശീയ സൈനിക സ്മാരകത്തെ നമ്മുടെ സൈന്യങ്ങളെ ഏൽപ്പിക്കും
രാജ്യം കടം വീട്ടാനുള്ള ഒരു ചെറിയ ശ്രമം നടത്തും
ദില്ലിയുടെ ഹൃദയഭാഗത്ത് അതായത് ഇന്ത്യാഗേറ്റും അമർ ജവാൻ ജ്യോതിയും ഉള്ളതിന്റെ അടുത്ത് ഈ പുതിയ സ്മാരകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു
നമ്മുടെ ജനങ്ങൾക്ക് ഈ ദേശീയ സൈനിക സ്മാരകത്തിൽ പോകുന്നത് ഒരു തീർത്ഥാടനസ്ഥലത്തു പോകുന്നതിനു തുല്യമായിരിക്കുമെന്ന് എനിക്കു വിശ്വാസമുണ്ട്
ദേശീയ സൈനിക സ്മാരകം സ്വാതന്ത്ര്യത്തിനുശേഷം മഹത്തായ രക്തസാക്ഷികളായ ജവാന്മാരോടുള്ള രാഷ്ട്രത്തിന്റെ കൃതജ്ഞതയുടെ പ്രതീകമാണ്
സ്മാരകത്തിന്റെ ഡിസൈൻ നമ്മുടെ അമരരായ സൈനികരുടെ അളവറ്റ ധൈര്യം പ്രകടമാക്കുന്നതാണ്
ദേശീയ സൈനികസ്മാരകം മൂന്നു വൃത്തങ്ങളിലായിട്ടാണ് രൂപകല്പന ചെയ്തിരിക്കുന്നത്
ഇതിൽ ഓരോ സൈനികന്റെയും ജനനം മുതൽ രക്തസാക്ഷിത്വംവരെയുള്ള യാത്ര ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു
അമർ ചക്രത്തിലെ ജ്വാല രക്തസാക്ഷിയായ സൈനികന്റെ അമരത്വത്തിന്റെ പ്രതീകമാണ്
രണ്ടാമത്തെ ചക്രം സൈനികരുടെ സാഹസികതയും ധൈര്യവും വ്യക്തമാക്കുന്നതാണ്
ഭിത്തികളിൽ സൈനികരുടെ ധീരകൃത്യങ്ങൾ കൊത്തിവച്ചിട്ടുള്ള ഗ്യാലറിയാണിത്
അതിനുശേഷം ത്യാഗചക്രമാണുള്ളത്
ഈ വൃത്തം സൈനികരുടെ രക്തസാക്ഷിത്വത്തെ കാട്ടിത്തരുന്നു
ഇതിൽ രാജ്യത്തിനുവേണ്ടി ഏറ്റവും മഹത്തായ രക്തസാക്ഷികളായ സൈനികരുടെ പേരുകൾ സുവർണ്ണാക്ഷരങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു
അതിനുശേഷം രക്ഷക് ചക്രമാണ് അത് സുരക്ഷയെ പ്രദർശിപ്പിക്കുന്നതാണ്
ഈ വൃത്തത്തിൽ ഇടതൂർന്ന മരങ്ങളുടെ നിര കാണാം
ഈ വൃക്ഷങ്ങൾ സൈനികരുടെ പ്രതീകങ്ങളാണ്
ഇത് എല്ലാ യാമങ്ങളിലും സൈനികർ അതിർത്തിയിൽ ഉണ്ടെന്നും രാജ്യത്തെ ജനങ്ങൾ സുരക്ഷിതരാണെന്നും ജനങ്ങൾക്കു വിശ്വാസമേകുന്നു
ആകെക്കൂടി നോക്കിയാൽ ജനങ്ങൾ രാജ്യത്തെ മഹാന്മാരായ രക്തസാക്ഷികളെക്കുറിച്ച് അറിയുന്നതിനും തങ്ങളുടെ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിനും അവരെക്കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നതിനും എത്തിച്ചേരുന്ന ഇടമാണ് ദേശീയ സൈനിക സ്മാരകം
രാജ്യത്തിനുവേണ്ടി സ്വന്തം പ്രാണൻ ത്യജിച്ച രക്തസാക്ഷികളുടെ നാം ജീവിച്ചിരിക്കാനും രാജ്യം സുരക്ഷിതമായിരിക്കാനും വികസിക്കാനും വേണ്ടിയുള്ള ആത്മത്യാഗത്തിന്റെ കഥയാണിവിടെയുള്ളത് രാജ്യത്തിന്റെ വികസനത്തിൽ നമ്മുടെ സായുധസൈന്യത്തിനും പോലീസിനും അർധസൈനിക വിഭാഗത്തിനുമുള്ള പങ്ക് വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കുക അസാധ്യമാണ്
കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ദേശീയ പോലീസ് സ്മാരകവും രാജ്യത്തിനു സമർപ്പിക്കാനുള്ള അവസരം എനിക്കു ലഭിക്കുകയുണ്ടായി
നമ്മുടെ സുരക്ഷിതത്വത്തിനായി അനവരതം അധ്വാനിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമായ പോലീസുകാരോട് രാജ്യം കൃതജ്ഞരായിരിക്കണം എന്ന ചിന്താഗതിയുടെ പ്രതിഫലനമായിരുന്നു അതും
നിങ്ങൾ ദേശീയ സൈനിക സ്മാരകവും ദേശീയ പോലീസ് മെമ്മോറിയലും കാണാൻ തീർച്ചയായും വരുമെന്ന് എനിക്കു വിശ്വാസമുണ്ട്
എപ്പോൾ വന്നാലും അവിടെ നിന്നുകൊണ്ട് എടുത്ത ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ തീർച്ചയായും പങ്കുവയ്ക്കണം
അത് മറ്റുള്ളവർക്കും പ്രേരണയാകട്ടെ ഈ പവിത്രമായ ഇടം ഈ സ്മാരകങ്ങൾ കാണാൻ അവർ ഉത്സുകരാകട്ടെ
പ്രിയപ്പെട്ട ജനങ്ങളേ മൻ കീ ബാത്തിനായി നിങ്ങളുടെ ആയിരക്കണക്കിന് കത്തുകളും അഭിപ്രായങ്ങളും എനിക്ക് പല മാധ്യമങ്ങളിലൂടെയും കിട്ടിക്കൊണ്ടിരിക്കുന്നു
ഇപ്രാവശ്യം ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നോക്കിക്കൊണ്ടിരിക്കവെ ആതിശ് മുഖോപാധ്യായയുടെ ഒരു വളരെ ശ്രദ്ധേയമായ അഭിപ്രായം എനിക്ക് കാണാനിടയായി
അത് ബിർസാ മുണ്ടയെക്കുറിച്ചായിരുന്നു
1900 മാർച്ച് മൂന്നിന് ഇംഗ്ലീഷുകാർ ബിർസാ മുണ്ടയെ അറസ്റ്റു ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പ്രായം വെറും 25 വയസ്സായിരുന്നു എന്ന്
യാദൃച്ഛികമായി മാർച്ച് 3 നാണ് ജാംഷഡ്ജി ടാറ്റായുടെയും ജന്മദിനം
ഝാർഖണ്ഡിന്റെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും സമൃദ്ധമാക്കിയ തീർത്തും വ്യത്യസ്തങ്ങളായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ് രണ്ടു വ്യക്തിത്വങ്ങളും
മൻ കീ ബാത്തിലൂടെ ബിർസാ മുണ്ടയ്ക്കും ജാംഷഡ്ജി ടാറ്റായ്ക്കും ആദരാഞ്ജലി അർപ്പിക്കുകയെന്നാൽ ഒരു തരത്തിൽ ഝാർഖണ്ഡിന്റെ അഭിമാനോജ്വലമായ ചരിത്രത്തെയും പാരമ്പര്യത്തെയും നമിക്കുന്നതുപോലെയാണ്
ഞാൻ ആതിശ് ജിയോടു യോജിക്കുന്നു
ഈ രണ്ടു മഹാത്മാക്കളും ഝാർഖണ്ഡിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ മുഴുവൻ കീർത്തി വർദ്ധിപ്പിച്ചവരാണ്
ജനങ്ങൾ മുഴുവൻ രാജ്യത്തിനുവേണ്ടിയുള്ള അവരുടെ സംഭാവനയിൽ കൃതജ്ഞരാണ്
ഇന്ന് നമ്മുടെ യുവാക്കൾക്ക് പ്രേരണയേകുന്ന ഒരു വ്യക്തിത്വം വേണമെങ്കിൽ അത് ബിർസാമുണ്ട ആണ്
ഇംഗ്ലീഷുകാർ മറഞ്ഞിരുന്ന് വളരെ വിദഗ്ധമായിട്ടായിരുന്നു ഉറങ്ങുകയായിരുന്ന അദ്ദേഹത്തെ അന്ന് പിടികൂടിയത്
ഇംഗ്ലീഷുകാർ അങ്ങനെ ഭീരുത്വം നിറഞ്ഞ വഴി അവലംബിച്ചതെന്തുകൊണ്ടെന്ന് നിങ്ങൾക്കറിയാമോ കാരണം ഇത്രയും വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഇംഗ്ലീഷുകാർ പോലും അദ്ദേഹത്തെ ഭയന്നിരുന്നു
ബിർസാ മുണ്ടാ തന്റെ പരമ്പരാഗതമായ അമ്പും വില്ലും ഉപയോഗിച്ചാണ് തോക്കുകളും പീരങ്കികളും ഉപയോഗിച്ചിരുന്ന ഇംഗ്ലീഷ് ഭരണത്തെ പിടിച്ചു കുലുക്കിയത്
എന്തായാലും ജനങ്ങൾക്ക് പ്രേരണയേകുന്ന ഒരു വ്യക്തിത്വത്തെ ലഭിക്കുമ്പോൾ ആയുധങ്ങളുടെ ശക്തിക്കുമേൽ ജനങ്ങളുടെ സാമൂഹികമായ ഇച്ഛാശക്തി അധീശത്വം നേടുന്നു എന്നു വ്യക്തമാവുകയാണ്
ബിർസാ മുണ്ടാ ഇംഗ്ളീഷുകാരോട് രഷ്ട്രീയമായ സ്വാതന്ത്ര്യത്തിനുവേണ്ടി മാത്രമല്ല പോരാടിയത് മറിച്ച് ആദിവാസികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സ്വാന്ത്ര്യത്തിനു വേണ്ടിക്കൂടിയാണ്
തന്റെ കുറഞ്ഞ ജീവിതകാലത്തിൽ അദ്ദേഹം ഇതു ചെയ്തു
നിഷേധിക്കപ്പെട്ടവരുടെയും ചൂഷണം ചെയ്യപ്പെട്ടവരുടെയും ഇരുട്ടുനിറഞ്ഞ ജീവിതത്തിൽ സൂര്യനെപ്പോലെ അദ്ദേഹം പ്രകാശം പരത്തി
25 വയസ്സെന്ന ചെറു പ്രായത്തിൽത്തന്നെ അദ്ദേഹം ആത്മത്യാഗം ചെയ്തു
ബിർസാ മുണ്ടയെപ്പോലുള്ള ഭാരതാംബയുടെ വീരപുത്രന്മാർ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്
നൂറ്റാണ്ടുകൾ നീണ്ട ഈ സ്വാതന്ത്ര്യപ്പോരാട്ടത്തിൽ തങ്ങളുടെ പങ്കു വഹിച്ചവരില്ലാത്ത ഒരു മൂലയും ഭാരതഭൂവിലെങ്ങും ഉണ്ടാവില്ല
എന്നാൽ അവരുടെ ത്യാഗം ശൌര്യം ആത്മത്യാഗം എന്നിവയുടെ കഥകൾ പുതിയ തലമുറയിലേക്ക് എത്തിയതേയില്ല
ബിർസാ മുണ്ടയുടേതുപോലുള്ള വ്യക്തിത്വങ്ങൾ നമ്മെ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ചു ബോധവാന്മാരാക്കുന്നെങ്കിൽ ജാംഷഡ്ജി ടാറ്റയെപ്പോലുള്ള വ്യക്തിത്വങ്ങൾ രാജ്യത്തിന് വലിയ വലിയ സ്ഥാപനങ്ങളെയാണ് സമ്മാനിച്ചത്
ജാംഷെഡ്ജി ടാറ്റ ശരിയായ അർഥത്തിൽ ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു
അദ്ദേഹം ഭാരതത്തിന്റെ ഭാവിയെ സ്വപ്നം കാണുക മാത്രമല്ല ചെയ്തത് മറിച്ച് ബലവത്തായ അടിത്തറ പ്രദാനം ചെയ്യുകയും ചെയ്തു
ഭാരതത്തിന് ശാസ്ത്രസാങ്കേതിക വിദ്യകളാവശ്യമുണ്ടെന്നും ഇത് ഒരു വ്യാവസായിക കേന്ദ്രമാകേണ്ടതുണ്ടെന്നും അദ്ദേഹത്തിനറിയാമായിരുന്നു
ഇന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നു വിളിക്കുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടായിരുന്നു
ഇതുമാത്രമല്ല അദ്ദേഹം ടാറ്റാ സ്റ്റീൽ പോലുള്ള ആഗോള നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളും വ്യവസായങ്ങളും സ്ഥാപിക്കയും ചെയ്തു
ജെംഷഡ്ജി ടാറ്റായും സ്വാമി വിവേകാനന്ദനും തമ്മിൽ കാണുന്നത് അമേരിക്കയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ കപ്പലിൽ വച്ചാണ്
അപ്പോൾ ഇരുവരും തമ്മിൽ നടത്തിയ ചർച്ചയുടെ പ്രധാന വിഷയം ഭാരതത്തിൽ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും വേണ്ട പ്രചാരണവും വ്യാപനവും ഉറപ്പാക്കാൻ എന്തു ചെയ്യാനാകും എന്നതായിരുന്നു
ഈ ചർച്ചയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കാൻ ഇടയാക്കിയതെന്നു പറയപ്പെടുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ നമ്മുടെ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രി ശ്രീ
മൊറാർജിഭായിദേശായിയുടെ ജനനം ഫെബ്രുവരി 29 നായിരുന്നു
നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ ഈ ദിനം നാലു വർഷത്തിലൊരിക്കലേ എത്താറുള്ളൂ
ലാളിത്യമാർന്ന ശാന്തമായ വ്യക്തിത്വത്തിന്റെ ഉടമ മൊറാർജിഭായി രാജ്യത്തെ ഏറ്റവും അച്ചടക്കമുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു
സ്വതന്ത്രഭാരതത്തിലെ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ബജറ്റ് അവതരിപ്പിക്കാനുള്ള സൌഭാഗ്യം മൊറാർജിഭായിക്കാണ് ലഭിച്ചിട്ടുള്ളത്
രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഊടുംപാവും അപകടത്തിലായിരുന്ന ബുദ്ധിമുട്ടേറിയ സമയത്താണ് മൊറാർജി ദേശായി ഭാരതത്തിന് നല്ല ഒരു നേതൃത്വം സമ്മാനിച്ചത്
നമ്മുടെ വരും തലമുറ ഇതിന്റെ പേരിൽ അദ്ദേഹത്തോടു കടപ്പെട്ടിരിക്കും
മൊറാർജിഭായി ദേശായി അടിയന്തരാവസ്ഥയ്ക്കെതിരെ ജനാധിപത്യം കാത്തുരക്ഷിക്കാനായി നടത്തിയ സമരത്തിൽ പങ്കാളിയായി
ഇതിന്റെ പേരിൽ വാർധക്യത്തിലും അദ്ദേഹത്തിന് വില കൊടുക്കേണ്ടി വന്നു
അന്നത്തെ സർക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു
എന്നാൽ 1977 ൽ ജനതാപാർട്ടി തിരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ അദ്ദേഹം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി
അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് 44 ാമത് ഭരണഘടനാ ഭേദഗതി ഉണ്ടായത്
ഇത് മഹത്തായ കാര്യമാണ്
കാരണം അടിയന്തരാവസ്ഥയുടെ കാലത്താണ് 42 ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത്
അതിലൂടെ സുപ്രീംകോടതിയുടെ അധികാരം കുറയ്ക്കുന്നതും മറ്റു ജനാധിപത്യ മൂല്യങ്ങളെ ഇല്ലാതെയാക്കുന്നതുമായ വകുപ്പുകൾ നടപ്പിലാക്കിയിരുന്നു
ഈ 44 ാം ഭേദഗതിയിലൂടെയാണ് പാർലമെന്റിലെയും നിയമസഭകളിലെയും നടപടികൾ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ നിയമമുണ്ടായത്
ഇതിലൂടെ സുപ്രീം കോടതിയുടെ ചില അധികാരങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടു
ഭരണഘടനയുടെ അനുച്ഛേദം 20 21 എന്നിവയിലൂടെ ലഭിച്ചിരുന്ന മൌലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥക്കാലത്തുപോലും റദ്ദാക്കാനാവില്ലെന്ന് ഈ ഭേദഗതിയിൽ ചേർത്തിരുന്നു
മന്ത്രിസഭ എഴുതി ആവശ്യപ്പെട്ടാലേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനാകൂ എന്നും അടിയന്തരാവസ്ഥയുടെ കാലാവധി ഒരു പ്രാവശ്യം ആറു മാസത്തിലധികം നീട്ടാനാവില്ലെന്നും ഇതിലൂടെ വ്യവസ്ഥ ചെയ്തു
1975 ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജനാധിപത്യത്തെ കൊല ചെയ്തത് ഭാവിയിൽ ആവർത്തിക്കില്ലെന്ന് ഇങ്ങനെ മൊറാർജിഭായി ഉറപ്പാക്കി
ഭാരതീയ ജനാധിപത്യത്തിന്റെ മഹാത്മ്യം നിലനിർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവനയെ വരം തലമുറ എന്നും ഓർമ്മവയ്ക്കും
ഒരിക്കൽ കൂടി ആ മഹാനായ നേതാവിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ എല്ലാ വർഷങ്ങളിലേയും പോലെ ഇപ്രാവശ്യവും പത്്മ പുരസ്കാരങ്ങളടെ കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഉത്സാഹമുണ്ട്
ഇപ്പോൾ നാം ഒരു പുതിയഭാരതം രൂപപ്പെടുത്തുകയാണ്
ഈ അവസരത്തിൽ അടിസ്ഥാന തലത്തിൽ തങ്ങളുടെ പ്രവർത്തനം നിഷ്കാമമായി നിർവ്വഹിച്ചവരെയാണ് ആദരിക്കാനാഗ്രഹിച്ചത്
സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ വ്യത്യസ്തങ്ങളായ രീതികളിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ സകാരാത്മകമായ മാറ്റം കൊണ്ടുവരുന്നവരാണിവർ
ജനസേവനത്തിലും സാമൂഹ്യസേവനത്തിലും ഇതിനെല്ലാമുപരി രാഷ്ട്രസേവനത്തിലും നിസ്വാർഥരായി മുഴുകിയിരിക്കുന്നവരാണവർ
പത്മ പുരസ്കാരങ്ങളെക്കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അതാരാണ്് എന്ന് ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും
ഒരു തരത്തിൽ അതൊരു വലിയ നേട്ടമായി ഞാൻ കാണുന്നു
കാരണം ടിവിയിലോ മാഗസിനുകളിലോ പത്രങ്ങളുടെ ഒന്നാം പേജിലോ ഇടം പിടിക്കാത്തവരാണിവർ
ഇവർ തിരക്കുപിടിച്ച പൊതു ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെങ്കിലും സ്വന്തം പേരിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ താത്പര്യപ്പെടുന്നവരാണ
യോഗഃ കർമ്മസു കൌശലം എന്ന ഗീതാസന്ദേശം സ്വന്തം ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരാണിവർ
അങ്ങനെയുള്ള ചിലരെക്കുറിച്ച് നിങ്ങളോടു പറായനാഗ്രഹിക്കുന്നു
ഒഡിശയിലെ ദൈതാരി നായക് നെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും
കാനൽ മാൻ ഓഫ് തെ ഒഡിഷ എന്നു പറയുന്നതു വെറുതയല്ല
ദൈതാരി നായക് തന്റെഗ്രാമത്തിൽ സ്വന്തം കൈകൾകൊണ്ട് മല വെട്ടിക്കീറി മൂന്നു കിലോമീറ്റർ നീളത്തിൽ തോടുണ്ടാക്കി
സ്വന്തം പരിശ്രമത്തിലൂടെ ജലസേചനം നിർവ്വഹിച്ചു വെള്ളത്തിന്റെ പ്രശ്നം എന്നന്നേക്കുമായി പരിഹരിച്ചു
ഗുജറാത്തിലെ അബ്ദുൾ ഗഫൂർ ഖത്രിജിയുടെ കാര്യമെടുക്കാം
അദ്ദേഹം കച്ചിലെ പരമ്പരാഗത രോഗൻ ചിത്രകലയെ പുനരുജ്ജീവിപ്പിക്കുകയെന്ന ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണു ചെയ്തത്
ദുർല്ലഭമായ ഒരു ചിത്രകലയെ പുതുതലമുറയുടെ അടുത്തെത്തിക്കയെന്ന വലിയ കാര്യമാണു ചെയ്തത്
അബ്ദുൾ ഗഫൂർ നിർമ്മിച്ച ട്രീ ഓഫ് ലൈഫ് എന്ന കലാസൃഷ്ടിയാണ് ഞാൻ അമേരിക്കയുടെ മുൻ രാഷ്ട്രപതി ബരാക് ഒബാമയ്ക്ക് ഉപഹാരമായി നല്കിയത്
പത്മ പുരസ്കാരം കിട്ടിയവരിൽ മറാഠ്വാഡയിലെ ശബ്ബീർ സൈയദ് ഗോമാതാവിന്റെ സേവകനായിട്ടാണ് അറിയപ്പെടുന്നത്
അദ്ദേഹം സ്വന്തം ജീവിതം ഗോമാതാവിനെ സേവിക്കാനായി ഉഴിഞ്ഞുവച്ചത് വേറിട്ട കൃത്യമാണ്
മദുരൈ ചിന്ന പിള്ള തമിഴ്നാട്ടിൽ കലഞ്ജിയം സമരത്തിലൂടെ പീഡിതരെയും ചൂഷിതരെയും സശക്തരാക്കാൻ ശ്രമം നടത്തി
അമേരിക്കയിലെ ടായോ പോർച്ചോൺലിഞ്ച് നെക്കുറിച്ചു കേട്ടാൽ നിങ്ങൾക്ക് മനം കുളിർപ്പിക്കുന്ന ആശ്ചര്യം തോന്നും
ലിഞ്ച് ഇപ്പോൾ യോഗയ്ക്കുവേണ്ടിയുള്ള ഒരു വലിയ സ്ഥാപനമായിരിക്കുന്നു
നൂറാമത്തെ വയസ്സിലും അവർ ലോകമെങ്ങുമുള്ളവർക്ക് യോഗ പരിശീലനം നല്കുന്നു
ഇതിനകം 1500 ആളുകളെ യോഗ പരിശീലകരാക്കിയിരിക്കുന്നു
ഝാർഖണ്ഡിൽ ലേഡി ടാർസൻ എന്ന പേരിൽ വിഖ്യാതയായ യമുനാ ടുഡൂ തടി മാഫിയയോടും നക്സലുകളോടും പോരാടുകയെന്ന സാഹസം പ്രവർത്തിച്ചു
50 ഹെക്ടർ വനം നശിക്കാതെ കാത്തുവെന്നു മാത്രമല്ല പതിനായിരം സ്ത്രീകളെ സംഘടിപ്പിച്ച് വൃക്ഷങ്ങളുടെയും വന്യജീവികളുടെയും രക്ഷക്കായി പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചു
ഇന്ന് ഗ്രാമീണർ ഒരോ ആൺകുട്ടി ജനിക്കുമ്പോൾ 18 വൃക്ഷങ്ങളും പെൺകുട്ടി ജനിക്കുമ്പോൾ 10 വൃക്ഷങ്ങളും നടുന്നു
ഗുജറാത്തിലെ മുക്താബെൻ പങ്കജ്കുമാർ ദഗലിയുടെ കഥ നിങ്ങൾക്ക് വളരെയധികം പ്രേരണയേകും
സ്വയം ദിവ്യാംഗയാണെങ്കിലും അവർ ദിവ്യാംഗകളായ സ്ത്രീകളുടെ പുരോഗതിക്കായി ചെയ്ത പ്രവർത്തികൾക്കു സമാനതകളില്ല
ചക്ഷു മഹിളാ സേവാ കുഞ്ജ് എന്ന പേരിൽ സ്ഥാപനത്തിന് തുടക്കം കുറിച്ച് അവർ നേത്രഹീനരായ കുട്ടികളെ ആത്മവിശ്വാസമുള്ളവരാക്കുകയെന്ന പുണ്യകർമ്മമാണു ചെയ്യുന്നത്
ബിഹാറിലെ മുസഫർപൂരിലെ കിസാൻ ചാചി എന്നറിയപ്പെടുന്ന രാജുകുമാരീ ദേവിയുടെ കഥയും വളരെ പ്രേരണയേകുന്നതാണ്
സ്ത്രീ ശാക്തീകരണത്തിലും കൃഷിയിടം കൂടുതൽ ലാഭകരമാക്കുന്നതിലും അവർ വേറിട്ട ഉദാഹരണമാണ് കാട്ടുന്നത്
കിസാൻ ചാചി ആ പ്രദേശത്തെ 300 സ്ത്രീകളെ സ്വയം സഹായ സംഘങ്ങളുമായി ബന്ധിപ്പിക്കുകയും സാമ്പത്തികമായി സ്വാശ്രയത്വമുള്ളവരാകാൻ പ്രേരണയേകുകയും ചെയ്തു
അവർ ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് കൃഷിക്കൊപ്പം മറ്റു തൊഴിലുകളിലും പരിശീലനം നല്കി
അവർ സാങ്കേതികവിദ്യയെ കൃഷിയോടു ബന്ധിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് വൈശിഷ്ട്യം
പ്രിയപ്പെട്ട ജനങ്ങളേ ഈ വർഷം പത്മ പുരസ്കാരങ്ങൾ നൽകപ്പെട്ടവരിൽ 12 പേർ കർഷകരാണ് എന്നതാണ് ഏറ്റവും വിശേഷപ്പെട്ടത്
സാധാരണയായി കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട വളരെ കുറച്ച് ആളുകളേ നേരിട്ടു കൃഷി ചെയ്യുന്ന വളരെ കുറച്ചുപേരേ പത്മശ്രീയുടെ പട്ടികയിൽ എത്തിയിട്ടുള്ളൂ
ഇപ്പോഴത്തെ മാറ്റം മാറുന്ന ഭാരതത്തിന്റെ ജീവസ്സുറ്റ ചിത്രമാണ് കാട്ടിത്തരുന്നത്
പ്രിയപ്പെട്ട ജനങ്ങളേ ഇന്നു ഞാൻ നിങ്ങളോട് ഹൃയസ്പൃക്കായ ഒരു കാര്യം പറയാൻ പോവുകയാണ്
കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതെന്റെ മനസ്സിലുണ്ട്
ഈയിടെ രാജ്യത്ത് ഞാൻ എവിടേക്കു പോയാലും ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായ പ്രധാനമന്ത്രി ജന ആരോഗ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കളെ കാണാൻ ശ്രമിക്കാറുണ്ട്
ചിലരുമായി സംസാരിക്കാനും അവസരം ലഭിച്ചു
ഒരിടത്ത് ഒരു അമ്മ അവരുടെ ചെറിയ കുട്ടിയ്ക്ക് ചികിത്സ ലഭ്യമാക്കാൻ പണമില്ലാതെ വിഷമിക്കയായിരുന്നു
ഈ പദ്ധതി പ്രകാരം ആ കുട്ടിക്ക് ചികിത്സ ലഭ്യമായി ആരോഗ്യം തിരികെ കിട്ടി
ഗൃഹനാഥൻ അധ്വാനിച്ച് തൊഴിൽ ചെയ്ത് കുടുംബത്തെ പോറ്റി വരവെ അപകടത്തിനിരയായായി ജോലി ചെയ്യാനാവാത്ത സ്ഥിതിയിലായിപ്പോയി
ഈ പദ്ധതിയിലൂടെ അദ്ദേഹത്തിന് പ്രയോജനം ലഭിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും പുതിയ ജീവിതം നയിക്കാനാരംഭിക്കുകയും ചെയ്തു
സഹോദരീ സഹോദരന്മാരേ കഴിഞ്ഞ അഞ്ചു മാസങ്ങളിൽ ഏകദേശം പന്ത്രണ്ടു ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ ഗുണം കിട്ടി
ദരിദ്രരുടെ ജീവിതത്തിൽ ഇത് എത്ര വലിയ മാറ്റമാണു കൊണ്ടുവരുന്നതെന്നു ഞാൻ കണ്ടു
പണമില്ലാത്തതുകൊണ്ട് ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത ആരെയെങ്കിലും നിങ്ങളറിയുമെങ്കിൽ ഈ പദ്ധതിയെക്കുറിച്ച് അവർക്ക് പറഞ്ഞുകൊടുക്കുക
ഈ പദ്ധതി അങ്ങനെയുള്ള ദരിദ്രർക്കു വേണ്ടിത്തന്നെയുള്ളതാണ്
പ്രിയപ്പെട്ട ജനങ്ങളേ സ്കൂളുകളിൽ പരീക്ഷാ സമയം തുടങ്ങാൻ പോവുകയാണ്
രാജ്യമെങ്ങും അടുത്ത ചില ആഴ്ചകളിൽ വിഭിന്ന വിദ്യാഭ്യാസ ബോർഡുകളുടെ പരീക്ഷകൾ പത്താംക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് എന്നിവ ആരംഭിക്കും
പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർഥികൾക്കും അവരുടെ രക്ഷാകർത്താക്കൾക്കും എല്ലാ അധ്യാപകർക്കും ഹൃദയപൂർവ്വം ശുഭാശംസകൾ നേരുന്നു
കുറച്ചു ദിവസം മുമ്പ് ദില്ലിയിൽ ടൌൺഹാളിൽ വച്ച് പരീക്ഷാ പേ ചർച്ച എന്ന വലിയ ഒരു പരിപാടി നടത്തുകയുണ്ടായി
ഈ ടൌൺഹാളിൽ പരിപാടിയിൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ രാജ്യത്തും വിദേശത്തുമുള്ള കോടിക്കണക്കിന് വിദ്യാർഥികളുമായും രക്ഷിതാക്കളുമായും അധ്യാപകരുമായും സംസാരിക്കാൻ എനിക്കു സാധിച്ചു
പരീക്ഷാ പേ ചർച്ച എന്ന ഈ പരിപാടിയുടെ വൈശിഷ്ട്യം പരീക്ഷയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചും തുറന്നു സംസാരിക്കാനായി എന്നതാണ്
തീർച്ചയായും വിദ്യാർഥികൾക്കു പ്രയോജനപ്പെടുന്ന പല കാര്യങ്ങളും സംസാരിച്ചു
എല്ലാ വിദ്യാർഥികൾക്കും അവരുടെ അധ്യാപകർക്കും അച്ഛനമ്മമാർക്കും യൂട്യൂബിൽ ഈ പരിപാടിയുടെ വീഡിയോ കാണാം
വരുന്ന പരീക്ഷയിൽ എല്ലാ പരീക്ഷാ പോരാളികൾക്കും ശുഭാശംസകൾ
പ്രിയപ്പെട്ട ജനങ്ങളേ ഭാരതത്തെക്കുറിച്ചു പറയുമ്പോൾ ആഘോഷങ്ങളെക്കുറിച്ചു പറയാതിരിക്കുന്നതെങ്ങനെ അതു സാധിക്കില്ല
ഏതെങ്കിലും തരത്തിലുള്ള പ്രാധാന്യമില്ലാത്ത ആഘോഷമില്ലാത്ത ഒരു ദിവസവും നമ്മുടെ രാജ്യത്തില്ല
കാരണം ആയിരക്കണക്കിന് വർഷം പുരാതനമായ സംസ്കാരത്തിന്റെ പാരമ്പര്യം നമുക്കുണ്ട്
കുറച്ചു ദിവസങ്ങൾക്കകം മഹാശിവരാത്രിയുടെ ആഘോഷം എത്തുകയാണ്
ഇപ്രാവശ്യം ശിവരാത്രി തിങ്കളാഴ്ചയാണ്
ശിവരാത്രി തിങ്കളാഴ്ചയാണെങ്കിൽ അതിന്റെ വിശേഷാൽ മഹത്വം നമുക്കോർമ്മ വരും
ഈ ശിവരാത്രിയുടെ പുണ്യമുഹുർത്തത്തിൽ നിങ്ങൾക്കേവർക്കും എന്റെ വളരെ വളരെ ശുഭാശംസകൾ
പ്രിയപ്പെട്ട ജനങ്ങളേ കുറച്ചു ദിവസം മുമ്പ് ഞാൻ കാശിയിൽ പോയിരുന്നു
അവിടെ ദിവ്യാംഗരായ സഹോദരീ സഹോദരന്മാർക്കൊപ്പം കഴിയാൻ എനിക്ക് അവസരം ലഭിച്ചു
ആ സന്ദർശനം മനസ്സിനെ സ്പർശിക്കുന്നതും പ്രേരണാദായകവുമായിരുന്നു
സംസാരത്തിനിടയിൽ അവരിൽ പ്രജ്ഞാചക്ഷുവായ ഒരു യുവാവുമായി സംസാരിക്കവെ അദ്ദേഹം ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റാണെന്നു പറഞ്ഞു
സ്റ്റേജിൽ മിമിക്രി അവതരിപ്പിക്കാറുണ്ട് എന്നു പറഞ്ഞപ്പോൾ ആരെയാണ് അനുകരിക്കാറ് എന്ന് ഞാൻ ചോദിച്ചു
അപ്പോൾ പ്രധാനമന്ത്രിയെ അനുകരിക്കാറുണ്ട് എന്നു പറഞ്ഞു
എങ്കിലതൊന്നു കാണട്ടെ എന്നു ഞാൻ പറഞ്ഞു
എനിക്ക് വളരെ ആശ്ചര്യം തോന്നി
മൻ കീബാത്തിൽ ഞാൻ സംസാരിക്കുന്നത് അതേപോലെ അവതരിപ്പിച്ചു
മൻ കീ ബാത്തിനെ അനുകരിച്ചു
ആളുകൾ മൻ കീ ബാത് കേൾക്കുക മാത്രമല്ല പല സന്ദർഭങ്ങളിലും അത് ഓർക്കുന്നു എന്നതും എനിക്ക് വളരെ സന്തോഷം പകർന്നു
ആ ദിവ്യാംഗനായ യുവാവിന്റെ കഴിവ് എന്റെ മനം കവർന്നു
പ്രിയപ്പെട്ട ജനങ്ങളേ മൻ കീ ബാത് പരിപാടിയിലൂടെ നിങ്ങളേവരുമായും ബന്ധപ്പെടുന്നത് എനിക്ക് വളരെ നല്ല അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്
റേഡിയോയിലൂടെ ഞാൻ ഒരു തരത്തിൽ കോടിക്കണക്കിനു കുടുംബങ്ങളുമായാണ് മാസം തോറും സംസാരിക്കുന്നത്
പലപ്പോഴും നിങ്ങളോടു സംസാരിക്കുമ്പോഴും നിങ്ങളുടെ കത്തുകൾ വായിക്കുമ്പോഴും നിങ്ങൾ ഫോണിലൂടെ അയയ്ക്കുന്ന അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ എന്റെ കുടുംബത്തിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്
ഇത് എനിക്ക് വളരെ സുഖം പകരുന്ന അനുഭൂതിയാണ് പ്രദാനം ചെയ്യുന്നത്
സുഹൃത്തുക്കളേ തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്
അടുത്ത രണ്ടു മാസം എല്ലാവരും തിരഞ്ഞെടുപ്പിന്റെ തിരക്കിലാകും
ഞാനും ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർഥിയാകും
ആരോഗ്യകരമായ ജനാധിപത്യ പാരമ്പര്യത്തെ മാനിച്ചുകൊണ്ട് അടുത്ത മൻ കീ ബാത് മെയ് മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാകും ഉണ്ടാവുക
അതായത് മാർച്ച് മാസവും ഏപ്രിൽ മാസവും മെയ് മാസവും എന്റെ മനസ്സിലുയരുന്ന കാര്യങ്ങൾ ഞാൻ തിരഞ്ഞെടുപ്പിനു ശേഷം പുതിയ വിശ്വാസത്തോടെ നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ ബലത്തിൽ വീണ്ടും മൻ കീ ബാത്തിലൂടെ പറയാം
വർഷങ്ങളോളം നിങ്ങളോട് മൻ കീ ബാത് പറഞ്ഞുകൊണ്ടിരിക്കാം
വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം കൃതജ്ഞത വ്യക്തമാക്കുന്നു